മനസ്സ് പറയുന്നത് 2
പതിമൂന്നാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
മൻ കീ ബാത് 2020 ലെ പകുതി യാത്രപൂർത്തിയാക്കിയിരിക്കുന്നു
ഇതിനിടയിൽ നാം അനേകം വിഷയങ്ങളെക്കുറിച്ചു സംസാരിച്ചു
സ്വാഭാവികമായും വന്നുപെട്ട ആഗോള മഹാമാരി മനുഷ്യകുലത്തിനു വന്നുപെട്ട ആപത്തിനെക്കുറിച്ച് നമ്മുടെ സംസാരം കുറച്ചധികമുണ്ടായിരുന്നു
എന്നാൽ ഈയിടെയായി ആളുകൾക്കിടയിൽ നിരന്തരം നടക്കുന്ന ചർച്ചയുടെ വിഷയം ഈ വർഷം എന്നത്തേക്ക് അവസാനിക്കും എന്നതാണ്
ചിലർ മറ്റുള്ളവർക്ക് ഫോൺ ചെയ്യുന്നു സംസാരം ഈ വർഷം എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വേഗം അവസാനിക്കാത്തത് എന്നതിലാണ് തുടങ്ങുന്നത്
ചിലർ എഴുതുന്നു സുഹൃത്തുക്കളോടു പറയുന്നു ഈ വർഷം നന്നായില്ല ചിലർ പറയുന്നു 2020 ശുഭകരമല്ല
എങ്ങനെയെങ്കിലും ഈ വർഷം എത്രയും വേഗം അവസാനിക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്
സുഹൃത്തുക്കളേ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്താണിങ്ങനെ ഇങ്ങനെയുള്ള സംസാരത്തിന് ചില കാരണങ്ങളുണ്ടാകാം
ആറേഴു മാസങ്ങൾക്കു മുമ്പ് കൊറോണപോലെയൊരു വിപത്ത് വന്നുഭവിക്കുമെന്നും അതിനെതിരെയുള്ള പോരാട്ടം ഇത്ര നീണ്ടതായിരിക്കുമെന്നും ആർക്കും അറിയില്ലായിരുന്നു
കുറച്ചു രാജ്യം നിത്യേന പുതിയ വെല്ലുവിവെല്ലുവിളികളെയും രാജ്യം നേരിടുകയാണ്
ദിവസങ്ങൾക്കു മുമ്പ് രാജ്യത്തിന്റെ കിഴക്കേ അതിർത്തിയിൽ ഉംപുൻ ചുഴലിക്കാറ്റു വന്നു പശ്ചിമ തീരത്ത് നിസർഗ്ഗ എന്ന ചുഴലിക്കാറ്റു വന്നു
എത്രയോ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കർഷകരായ സഹോദരീ സഹോദരർ വെട്ടുകിളികളുടെ ആക്രമണത്തിൽ കഷ്ടപ്പെടുന്നു
ഇതിനെല്ലാമപ്പുറം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ശമിക്കുന്നതേയില്ല
ഇതിനെല്ലാമിടയിൽ ചില അയൽക്കാർ കാരണമുണ്ടാകുന്ന വെല്ലുവിളികളെയും നേരിടുകയാണ്
വാസ്തവത്തിൽ ഒരുമിച്ച് ഇത്രയും വിപത്തുകൾ ഇതുപോലുള്ള വിപത്തുകൾ വളരെ വിരളമായേ കേൾക്കാനും കാണാനും ഇടവരാറുള്ളൂ
ഏതെങ്കിലും ചെറിയ സംഭവങ്ങളുണ്ടായാലും ആളുകൾ അവയെയും ഈ വെല്ലുവിളികളുമായി ബന്ധപ്പെടുത്തി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി
സുഹൃത്തുക്കളേ കഷ്ടപ്പാടുകൾ വരുംവിപത്തുകൾ വരും എന്നാൽ ഈ ആപത്തുകളുടെ പേരിൽ നാം 2020 വർഷത്തെ മോശപ്പെട്ടത് എന്നു കണക്കാക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം
ആദ്യത്തെ 6 മാസങ്ങൾ കടന്നുപോയതുപോലെയാകും മുഴുവൻ വർഷവും എന്നും കരുതേണ്ടതുണ്ടോ അങ്ങനെ വിചാരിക്കുന്നത് ശരിയാണോ അല്ല
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ തീർച്ചയായും അല്ല
ഒരു വർഷത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടായി അല്ലെങ്കിൽ അമ്പത് വെല്ലുവിളികളുണ്ടായി എന്നതിൽ എണ്ണം കൂടുതലോ കുറവോ ആണെന്നതിന്റെ പേരിൽ ആ വർഷം മോശപ്പെട്ടതാകുന്നില്ല
ഭാരതത്തിന്റെ ചരിത്രം തന്നെ വിപത്തുകൾക്കും വെല്ലുവിളികൾക്കും മേൽ വിജയം വരിച്ചുകൊണ്ട് കൂടുതൽ തിളക്കത്തോടെ മുന്നേറുന്നതിന്റേതാണ്
നൂറുകണക്കിന് വർഷങ്ങളോളം ഓരോരോ ആക്രമണകാരികൾ ഭാരതത്തെ ആക്രമിച്ചു രാഷ്ട്രത്തെ അപകടത്തിലാക്കി
ആളുകൾ വിചാരിച്ചത് ഭാരതത്തിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും ഭാരതത്തിന്റെ സംസ്കാരം നശിക്കും എന്നായിരുന്നു
എന്നാൽ ആ ആപത്തുകളിൽ നിന്നും ഭാരതം കൂടുതൽ മികവോടെ മുന്നോട്ടു നീങ്ങി
സുഹൃത്തുക്കളേ നമ്മുടെ നാട്ടിലെ ചൊല്ല് സൃഷ്ടി ശാശ്വതമെന്നും സൃഷ്ടി നിരന്തരമെന്നുമാണ്
എനിക്ക് ഒരുപാട്ടിലെ ചില വരികൾ ഓർമ്മ വരുന്നു
ഈ കളകള ഝലഝല നിനാദത്തോടെ ഗംഗയിതെന്തൂ ചൊൽവൂ
യുഗയുഗങ്ങളായൊഴുകിവരുന്നൂ നമ്മുടെയീ പാവനമാം സരിത
ഈ ഗീതത്തിൽ ത്തന്നെ തുടർന്നുള്ള വരിയിൽ കാണാം
എന്തേ അതിനെ തടയാമോ നശിപ്പതെല്ലാം നശിക്കയാകും
കൽക്കഷണമോ കല്ലാനയതോ തടസ്സമായിനി വന്നാലും
ഭാരതത്തിലും ഒരു വശത്ത് വലിയ വലിയ വിപത്തുകൾ വന്നു പോയി അതേ സമയം എല്ലാ തടസ്സങ്ങളെയും ദൂരീകരിച്ച് അനേകമനേകം സൃഷ്ടികളുമുണ്ടായി
പുതിയ സാഹിത്യങ്ങൾ രചിക്കപ്പെട്ടു പുതിയ കണ്ടുപിടുത്തുങ്ങൾ നടന്നു പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു അതായത് ആപത്തിന്റെ സമയത്തും എല്ലാ മേഖലകളിലും സൃഷ്ടിയുടെ പ്രക്രിയ തുടർന്നു നമ്മുടെ സംസ്കാരം പൂവണിഞ്ഞു തളിരണിഞ്ഞു
രാജ്യം മുന്നേറിക്കൊണ്ടിരുന്നു
ഭാരതം എന്നും വിപത്തുകളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കിയിട്ടുണ്ട്
ഈയൊരു സങ്കല്പത്തോടെ നമുക്ക് ഇന്നും ഈ എല്ലാ വിപത്തുകൾക്കും ഇടയിലൂടെ മുന്നേറുകതന്നെ വേണം
നിങ്ങൾ ഈ വിചാരത്തോടെ മുന്നേറുമെങ്കിൽ 130 കോടി ജനങ്ങളും മുന്നേറുമെങ്കിൽ ഈ വർഷംതന്നെ രാജ്യം പുതിയ വിജയസ്തംഭം തീർക്കുന്ന വർഷമായി മാറും
ഈ വർഷംതന്നെ രാജ്യം പുതിയ ലക്ഷ്യങ്ങൾ നേടും പുതിയ ഉയരങ്ങളിലെത്തും പുതിയ ശൃംഗങ്ങളെ സ്പർശിക്കും
എനിക്ക് 130 കോടി ദേശവാസികളുടെ ശക്തിയിൽ വിശ്വാസമുണ്ട് നിങ്ങളിലെല്ലാം വിശ്വാസമുണ്ട് ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിൽ വിശ്വാസമുണ്ട്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ആപത്ത് എത്രതന്നെ വലുതാണെങ്കിലും ഭാരതത്തിന്റെ സംസ്കാരം നിസ്വാർഥതയോടെ സേവനം ചെയ്യാനുള്ള പ്രേരണയേകുന്നു
ഭാരതം കഷ്ടപ്പാടിന്റെ സമയത്ത് ലോകത്തെ സഹായിച്ചത് ഇന്ന് ശാന്തിയിലും വികസനത്തിലും ഭാരതത്തിന്റെ പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്
ലോകം ഇതിനിടയിൽ ഭാരതത്തിന്റെ വിശ്വബന്ധുത്വമനോഭാവത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം ലോകം തങ്ങളുടെ പരമാധികാരവും അതിർത്തികളും രക്ഷിക്കുന്നതിന് ഭാരതത്തിന്റെ ശക്തിയും ഭാരതത്തിന്റെ അക്കാര്യത്തിലുള്ള നിശ്ചയദാർഢ്യവും മനസ്സിലാക്കിയിട്ടുണ്ട്
ലഡാക്കിൽ ഭാരതത്തിന്റെ മണ്ണിൽ കണ്ണുവയ്ക്കുന്നവർക്ക് കടുത്ത തിരിച്ചടി കിട്ടി
ഭാരതത്തിന് മൈത്രി പുലർത്താനുമറിയാം തറപ്പിച്ചു നോക്കാനുമറിയാം ഉചിതമായ മറുപടി കൊടുക്കാനുമറിയാം
തങ്ങൾ ഒരിക്കലും ഭാരതാംബയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാനനുവദിക്കില്ലെന്ന്നമ്മുടെ വീര സൈനികർ കാട്ടിക്കൊടുത്തു
സുഹൃത്തുക്കളേ ലഡാക്കിൽ നമ്മുടെ ബലിദാനികളായ വീര ജവാരുടെ ശൌര്യത്തെ രാജ്യം മുഴുവൻ നമിക്കുന്നു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു
രാജ്യം മുഴുവൻ അവരോട് കൃതജ്ഞരാണ് അവരുടെ മുന്നിൽ ശിരസ്സു നമിക്കുന്നു
അവരുടെ കുടുംബത്തെപ്പോലെതന്നെ എല്ലാ ഭാരതീയരും അവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കുന്നു
നമ്മുടെ വീരപുത്രൻമാരുടെ ബലിദാനത്തിലും അവരെക്കുറിച്ച് അവരുടെ കുടുംബത്തിനുള്ള അഭിമാനബോധവും രാജ്യത്തോടുള്ള ഉത്കടമായ ആവേശവുമാണ് രാജ്യത്തിന്റെ ശക്തി
മക്കൾ ബലിദാനികളായ മാതാപിതാക്കൾ തങ്ങളുടെ മറ്റു പുത്രൻമാരെയും വീട്ടിലെ മറ്റു സന്താനങ്ങളെയും സൈന്യത്തിലേക്കയക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾ കണ്ടിരിക്കും
ബിഹാറിൽ നിന്നുള്ള ബലിദാനി കുന്ദൻ കുമാറിന്റെ പിതാവിന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങുകയാണ്
തന്റെ കൊച്ചുമക്കളെയും കൂടി രാജ്യത്തിന്റെ രക്ഷയ്ക്കായി സൈന്യത്തിലേക്കയയ്ക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്
ഈ ഉത്സാഹമാണ് എല്ലാ ബലിദാനികളുടെയും കുടുംബങ്ങൾക്കുള്ളത്
വാസ്തവത്തിൽ ഈ ബന്ധുജനങ്ങളുടെ ത്യാഗം പൂജിക്കത്തക്കതാണ്
ഭാരതമാതാവിന്റെ രക്ഷയെന്ന ഏതൊരു ദൃഢനിശ്ചയത്തോടെയാണോ നമ്മുടെ ജവാൻമാർ ജീവൻ ബലി നല്കിയത് അതേ ദൃഢനിശ്ചയത്തെ നമുക്കും എല്ലാ ദേശവാസികൾക്കും ജീവിത ലക്ഷ്യമാക്കേണ്ടതുണ്ട്
അതിർത്തികളുടെ രക്ഷക്കായി രാജ്യത്തിന്റെ ശക്തി വർധിക്കണം രാജ്യം കൂടുതൽ കഴിവുറ്റതാകണം രാജ്യം സ്വാശ്രയത്വം നേടണം എന്ന ലക്ഷ്യത്തോടെയായിരിക്കണം നമ്മുടെ എല്ലാ ശ്രമങ്ങളും ഇതായിരിക്കും ഈ ബലിദാനികൾക്കുള്ള യഥാർഥ ആദരാഞ്ജലിയും
എനിക്ക് അസമിൽ നിന്ന് രജനിജീ എഴുതിയിരിക്കുന്നു അദ്ദേഹം കിഴക്കൻ ലഡാക്കിൽ നടന്നത് കണ്ടശേഷം ഒരു ശപഥം ചെയ്തിരിക്കുന്നു അദ്ദേഹം പ്രാദേശിക ഉത്പന്നങ്ങളേ വാങ്ങൂ എന്നു മാത്രമല്ല പ്രാദേശികമായതിനുവേണ്ടി സംസാരിക്കയും ചെയ്യും
ഇതുപോലുള്ള സന്ദേശങ്ങൾ എനിക്ക് രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്
വളരെയധികം ആളുകൾ അവർ ഈ ദിശയിൽ മുന്നേറുകയാണെന്ന് എന്നെ കത്തിലൂടെ അറിയിക്കുന്നു
അതുപോലെ തമിഴ് നാട്ടിലെ മധുരയിൽ നിന്ന് മോഹൻ രാമമൂർത്തി എഴുതുന്നത് അദ്ദേഹം രാജ്യരക്ഷയുടെ കാര്യത്തിൽ രാജ്യം സ്വാശ്രയത്വം നേടുന്നത് കാണാനാഗ്രഹിക്കുന്നു എന്നാണ്
സുഹൃത്തുക്കളേ സ്വാതന്ത്ര്യത്തിനു മുമ്പ് നമ്മുടെ രാജ്യം രാജ്യരക്ഷാ മേഖലയിൽ ലോകത്തിലെ പല രാജ്യങ്ങളെക്കാളും മുന്നിലായിരുന്നു
ഇവിടെ അനേകം ഓർഡനൻസ് ഫാക്ടറികളുണ്ടായിരുന്നു
അപ്പോൾ നമ്മെക്കാൾ പിന്നിലായിരുന്ന പല രാജ്യങ്ങളും ഇന്ന് നമ്മെക്കാൾ മുന്നിലാണ്
സ്വാതന്ത്ര്യത്തിനുശേഷം രാജ്യരക്ഷാരംഗത്ത് നാം നടത്തേണ്ടിയിരുന്ന ശ്രമം നാം ചെയ്തില്ല പഴയ അനുഭവങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കേണ്ടിയിരുന്നതും നാം ചെയ്തില്ല
എന്നാൽ ഇന്ന് രാജ്യരക്ഷാരംഗത്ത് സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഭാരതം മുന്നേറാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതം സ്വാശ്രയത്വത്തിലേക്ക് ചുവടുകൾ വയ്ക്കുകയാണ്
സുഹൃത്തുക്കളേ ഏതൊരു ദൌത്യവും ജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ പൂർത്തിയാവില്ല വിജയിക്കയില്ല
അതുകൊണ്ട് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു പൌരനെന്ന നിലയിൽ നമ്മുടെ ഏവരുടെയും ദൃഢനിശ്ചയവും സമർപ്പണവും സഹകരണവും ആവശ്യമാണ് അനിവാര്യമാണ്
നിങ്ങൾ പ്രാദേശിക ഉത്പന്നങ്ങളേ വാങ്ങൂ എങ്കിൽ പ്രാദേശിക ഉത്പന്നങ്ങൾക്കുവേണ്ടി സംസാരിക്കുമെങ്കിൽ നിങ്ങൾ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സ്വന്തം പങ്ക് നിർവ്വഹിക്കുകയാണെന്ന് സ്വയം മനസ്സിലാക്കിക്കോളൂ
ഇതും ഒരു തരത്തിൽ രാജ്യസേവനം തന്നെയാണ്
നിങ്ങൾ ഏതൊരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിലും എല്ലായിടത്തും രാജ്യസേവനത്തിനിള്ള സാധ്യത ഉണ്ട് എന്നു മനസ്സിലാക്കണം
രാജ്യത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഏതു കാര്യം ചെയ്താലും അത് രാജ്യസേവനം തന്നെയാണ്
നിങ്ങളുടെ ഈ സേവനം രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ ശക്തിപ്പെടുത്തും
നാം ഇതുകൂടി ഓർക്കണം നമ്മുടെ രാജ്യം എത്രത്തോളം ശക്തമായിരിക്കുമോ ലോകത്ത് ശാന്തിക്കുള്ള സാധ്യതകളും അത്രതന്നെ ശക്തമായിരിക്കും
നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്
വിദ്യാ വിവാദായ ധനം മദായ ശക്തി പരേഷാം പരപീഡനായ
ഖലസ്യ സാധോഃ വിപരീതമേതത് ജ്ഞാനായ ദാനായ ച രക്ഷണായ
അതായത് ഒരാളുടെ സ്വഭാവത്തിൽ ദുഷ്ടതയുണ്ടെങ്കിൽ വ്യക്തി വിദ്യയെ വിവാദത്തിനുവേണ്ടിയും ധനം അഹങ്കാരത്തിനുവേണ്ടിയും ശക്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താനും ഉപയോഗിക്കുന്നു
എന്നാൽ സജ്ജനങ്ങൾ വിദ്യ ജ്ഞാനത്തിനും ധനം സഹായത്തിനും ശക്തി രക്ഷയ്ക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത്
ഭാരതം സ്വന്തം ശക്തി എന്നും ഈ വിചാരത്തോടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്
ഭാരതത്തിന്റെ നിശ്ചയം ഭാരതത്തിന്റെ സ്വാഭിമാനവും പരമാധികാരവും കാക്കുക
ഭാരതത്തിന്റെ ലക്ഷ്യം സ്വാശ്രയഭാരതം
ഭാരതത്തിന്റെ പാരമ്പര്യം വിശ്വാസം മൈത്രി
ഭാരതത്തിന്റെ വികാരം ബന്ധുത്വം
നാം ഈ ആദർശങ്ങളുമായിട്ടാകും മുന്നേറുക
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ കൊറോണയുടെ ഈ ആപത്തുകാലത്ത് രാജ്യം ലോക്ഡൌണിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കയാണ്
നാം അൺലോകിന്റെ സമയത്താണ് കഴിയുന്നത്
ഈ അൺലോക്കിന്റെ സമയത്ത് രണ്ടു കാര്യങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്
കൊറോണയെ പരാജയപ്പെടുത്തുക സമ്പദ്വ്യവസ്ഥയെ ശക്തമാക്കുക അതിനെ ശക്തിപ്പെടുത്തുക
സുഹൃത്തുക്കളേ ലോക്ഡൌൺ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജാഗരൂകത നാം അൺലോക് ന്റെ ഈ സമയത്ത് വച്ചു പുലർത്തേണ്ടതുണ്ട്
നിങ്ങളുടെ ജാഗരൂകതയാകും നിങ്ങളെ കൊറോണയിൽ നിന്ന് കാക്കുക
നിങ്ങൾ മാസ്ക് ധരിക്കുന്നില്ലെങ്കിൽ ആറടി അകലം പാലിക്കുന്നില്ലെങ്കിൽ മറ്റു മുൻകരുതലുകൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം അപകടത്തിൽ ചാടുന്നതിനൊപ്പം മറ്റുള്ളവരെക്കൂടി അപകടത്തിൽ പെടുത്തുകയാണ്
വിശേഷിച്ചും വീട്ടിലെ കുട്ടികളെയും മുതിർന്നവരെയും
അതുകൊണ്ട് രാജ്യത്തെ എല്ലാ ജനങ്ങളോടും എന്റെ അഭ്യർഥന ഞാൻ ആവർത്തിക്കുന്ന അഭ്യർഥന നിങ്ങൾ അശ്രദ്ധ കാട്ടരുത് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുക മറ്റുള്ളവരുടെ കാര്യത്തിലും ശ്രദ്ധിക്കുക
സുഹൃത്തുക്കളേ അൺലോക് സമയത്ത് ഭാരതത്തിന്റെ ദശകങ്ങളായുള്ള ബന്ധനങ്ങളിൽ നിന്നുകൂടിയുള്ള അൺലോക് ആണ് സംഭവിക്കുന്നത്
വർഷങ്ങളായി നമ്മുടെ ഖനന മേഖല ലോക്ഡൌണിലായിരുന്നു
കൊമേഴ്സ്യൽ ഓക്ഷന് അനുവാദം കൊടുക്കാനുള്ള ഒരു തീരുമാനം സ്ഥിതിഗതികളെ തീർത്തും മാറ്റിമറിച്ചിരിക്കയാണ്
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് സ്പേസ് സെക്ടറിൽ ചരിത്രംകുറിക്കുന്ന പരിഷ്കാരം വരുത്തി
ഈ പരിഷ്കാരങ്ങളിലൂടെ വർഷങ്ങളായി ലോക്ഡൌണിൽ കിടന്ന ഈ മേഖലയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി
ഇതിലൂടെ ആത്മനിർഭർ ഭാരതത്തിന്റെ മുന്നേറ്റത്തിന് ഗതിവേഗം ലഭിക്കുമെന്നു മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യയിലും മുന്നോട്ടുള്ള കുതിപ്പുണ്ടാകും
നമ്മുടെ കാർഷികമേഖലയെ നോക്കിയാൽ ഈ മേഖലയിലും പല കാര്യങ്ങളും ദശകങ്ങളായി ലോക്ഡൌണിലായിരുന്നു എന്നു കാണാം
ഈ മേഖലയെയും ഇപ്പോൾ അൺലോക് ചെയ്തിരിക്കയാണ്
ഇതിലൂടെ ഒരുവശത്ത് കർഷകർക്ക് തങ്ങളുടെ വിളവ് എവിടെയും ആർക്കും വില്ക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു അതേ സമയം മറുവശത്ത് അവർക്ക് കൂടുതൽ വായ്പ ലഭിക്കും എന്നതും ഉറപ്പായിരിക്കുന്നു
ഇങ്ങനെ രാജ്യം ഈ ആപത്തുകൾക്കിടയിൽ ചരിത്രപരമായ തീരുമാനങ്ങളിലൂടെ വികസനത്തിന്റെ പുതിയ മാർഗ്ഗങ്ങൾ തുറക്കുന്ന അനേകം മേഖലകളുണ്ട്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ എല്ലാ മാസവും നമ്മെ വികാരം കൊള്ളിക്കുന്ന അനേകം വാർത്തകൾ നാം വായിക്കുകയും കാണുകയുമൊക്കെ ചെയ്യുന്നു
എല്ലാ ഭാരതീയരും പരസ്പരം സഹായിക്കാൻ തയ്യാറാണെന്നും തങ്ങളെക്കൊണ്ടു ചെയ്യാനാകുന്നൈതന്തും ചെയ്യാൻ തയ്യാറാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു
അരുണാചൽ പ്രദേശിൽ നടന്ന പ്രേരണാദായകമായ ഒരു കഥ എനിക്ക് മാധ്യമങ്ങളിലൂടെ വായിക്കാൻ അവസരം ലഭിച്ചു
ഇവിടെ സിയാംഗ് ജില്ലയിൽ മിറേം എന്ന ഗ്രാമം മുഴുവൻ ഭാരതത്തിനും ഉദാഹരണമാകുന്ന ഒരു വേറിട്ട കാര്യം ചെയ്തു
ഈ ഗ്രാമത്തിലെ അനേകം ആളുകൾ ഗ്രാമത്തിനു വെളിയിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ്
കൊറോണയെന്ന മഹാമാരിയുടെ സമയത്ത് അവരെല്ലാവരും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നതായി കണ്ടു
ഈ സ്ഥിതിയിൽ ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യംതന്നെ ഇവരെ ഗ്രാമത്തിനു പുറത്ത് ക്വാ്വറന്റൈൻ ചെയ്യാൻ തീരുമാനിച്ചു
അവർ ഒത്തുചേർന്ന് ഗ്രാമത്തിൽ നിന്ന് അല്പം അകലെ 14 താത്കാലിക കുടിലുകൾ കെട്ടി ഗ്രാമീണർ മടങ്ങി വരുമ്പോൾ അവരെ ഈ കുടിലുകളിൽ ക്വാറന്റൈനിൽ താമസിപ്പിക്കാം എന്ന് നിശ്ചയിച്ചു
ആ കുടിലുകളിൽ ശൌചാലയം വൈദ്യുതി ജലം അടക്കം ജീവിക്കാൻ വേണ്ട എല്ലാ സൌകര്യങ്ങളും ഏർപ്പാടാക്കി
മിറേം ഗ്രാമത്തിലെ ഈ ആളുകളുടെ ഈ സാമൂഹിക പരിശ്രമവും ജാഗരൂകതയും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് ആകർഷിക്കുന്നത് സ്വാഭാവികം മാത്രം
സുഹൃത്തുക്കളേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്
സ്വഭാവം ന ജഹാതി ഏവ സാധുഃ ആപദ്രതോപി സന
കർപൂരഃ പാവക സ്പൃഷ്ടഃ സൌരഭ ലഭതേതരാം
അതായത് കർപ്പൂരം അഗ്നിയിലെരിഞ്ഞാലും സുഗന്ധം കൈവിടാത്തതുപോലെ സജ്ജനങ്ങൾ ആപത്തിൽ പെട്ടാലും തങ്ങളുടെ നൻമകളും സ്വഭാവങ്ങളും ഉപേക്ഷിക്കയില്ല
ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ശ്രമശക്തി അധ്വാനിക്കുന്ന സുഹൃത്തുക്കൾ ഇതിന്റെ സജീവ ഉദാഹരണമാണ്
നോക്കൂ ഈ യിടെ നമ്മുടെ പ്രവാസികളായ തൊഴിലാളികളുടെ രാജ്യത്തിനുമുഴുവൻ പ്രേരണയേകുന്ന എത്രയോ കഥകളാണു വരുന്നത് യു
പിയിലെ ബാരാബങ്കിയിൽ ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയ തൊഴിലാളികൾ കല്യാണി നദിയുടെ പ്രകൃതിദത്തമായ സ്വരൂപം തിരിച്ചെടുക്കാൻ ജോലി ചെയ്യാനാരംഭിച്ചു
നദിയെ രക്ഷിച്ചെടുക്കുന്നതായി കണ്ട് അടുത്തൊക്കെയുള്ള കർഷകരും മറ്റു ജനങ്ങളും ഉത്സാഹംകൊണ്ടു
ഗ്രാമത്തിൽ എത്തിയ ശേഷം ക്വാറന്റൈൻ സെന്ററിൽ കഴിയവേ ഐസൊലേഷൻ സെന്ററിൽ കഴിയവേ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ തങ്ങളുടെ തൊഴിൽ നൈപുണ്യം കാട്ടിക്കൊണ്ട് തങ്ങളുടെ ചുറ്റുപാടിന്റെ മുഖച്ഛായതന്നെ മാറ്റിയത് അത്ഭുതകരമാണ്
എന്നാൽ സുഹൃത്തുക്കളേ ഇതുപോലുള്ള നാം അറിയാത്ത എത്രയോ കഥകൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലുണ്ട്
നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം പോലെ നിങ്ങളുടെ ഗ്രാമങ്ങളിലും അടുത്തൊക്കെയും ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് സുഹൃത്തുക്കളേ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രേരണാദായകങ്ങളായ സംഭവങ്ങളെക്കുറിച്ച് എന്നെ എഴുതി അറിയിക്കൂ
ഈ ആപത്തു കാലത്ത് ഈ സകാരാത്മകങ്ങളായ സംഭവങ്ങൾ ഈ കഥകൾ മറ്റുള്ളവർക്കും പ്രേരണയേകും
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ കൊറോണ വൈറസ് തീർച്ചയായും നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്
ഞാൻ ലണ്ടനിൽ നിന്നു പ്രസിദ്ധീകരിക്കുന്ന ഫൈനാൻഷ്യൽ ടൈംസിലെ വളരെ ആകർഷകമായ ഒരു ലേഖനം വായിക്കയായിരുന്നു
അതിൽ എഴുതിയിരിക്കുന്നത് കൊറോണ കാലത്ത് ഇഞ്ചി മഞ്ഞൾ അടക്കമുള്ള മറ്റു മസാലകൾക്കുള്ള ആവശ്യക്കാർ ഏഷ്യയിൽ മാത്രമല്ല അമേരിക്കയിൽ പോലും വർധിച്ചിരിക്കുന്നുവെന്നാണ്
ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇപ്പോൾ തങ്ങളുടെ ഇമ്യൂണിറ്റി വർധിപ്പിക്കുന്നതിലാണ് രോഗപ്രതിരോധശേഷി വർധിപ്പിക്കുന്ന ഈ ഇനങ്ങൾക്ക് നമ്മുടെ രാജ്യവുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്
നമുക്ക് ഇതിന്റെ വൈശിഷ്ട്യം ലോകത്തിലെ ജനങ്ങളോട് സ്വഭാവികമായ ലളിതമായ ഭാഷയിൽ പറയേണ്ടതുണ്ട് അവർ വേഗം മനസ്സിലാക്കട്ടെ നമുക്ക് ആരോഗ്യമുള്ള ഭൂമിയെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടേതായ പങ്കു വഹിക്കാം
പ്രിയപ്പെട്ട ജനങ്ങളേ കൊറോണയെപ്പോലൊരു വിപത്ത് വന്നുപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ജീവതമെന്താണ് ജീവിക്കുന്നതെന്തിനാണ് ജീവിതമെങ്ങനെയാണ് എന്ന് നമുക്ക് ഒരുപക്ഷേ ഓർമ്മവരുകയേ ഇല്ലായിരുന്നു
പല ആളുകളും ഇതുകാരണം മാനസിക സംഘർഷത്തിൽ ജീവിച്ചുപോന്നു
മറുവശത്ത് ലോക്ഡൌൺ കാലത്ത് സന്തോഷത്തിന്റെ ചെറിയ ചെറിയ തലങ്ങളുംതങ്ങൾ ജീവിതത്തിൽ വീണ്ടും കണ്ടെത്താൻ തുടങ്ങി എന്നും ആളുകൾ എന്നോട് അനുഭവം പങ്കുവച്ചിട്ടുണ്ട്
പല ആളുകളും ഇൻഡോർ ഗെയിംസ് കളിച്ചതിനെക്കുറിച്ചും മുഴുവൻ കുടുംബത്തോടുമൊപ്പം അതിന്റെ ആനന്ദം അനുഭവിച്ചതിനെക്കുറിച്ചുമുള്ള അനുഭവങ്ങൾ എന്നെ എഴുതി അറിയിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്തിന് പരമ്പരാഗത കളികളുടെ വളരെ സമൃദ്ധമായ പാരമ്പര്യമുണ്ട്
നിങ്ങൾ പചീസീ എന്നൊരു കളിയുടെ പേരു കേട്ടിട്ടുണ്ടാകും
ഈ കളി തമിഴ്നാട്ടിൽ പല്ലാങ്കുഴി കർണ്ണാടകത്തിൽ അളിഗുളിമണേ ആന്ധ്രയിൽ വാമൻ ഗുണ്ടലു എന്നീ പേരുകളിലാണ് കളിക്കപ്പെടുന്നത്
ഇത് ഒരു തരത്തിൽ തന്ത്രപരമായ കളിയാണ്
ഇതിന് പല കുഴികളുള്ള ഒരു പലക ഉപയോഗിക്കപ്പെടുന്നു
കുഴിയിലുള്ള പുളിങ്കുരു മഞ്ചാടിക്കുരു പോലുള്ള കുരുക്കൾ കൈയിലെടുത്ത് ഓരോ കുഴിഴിവുമിട്ടാണ് കളിക്കുന്നത്
ഈ കളി ദക്ഷിണഭാരതത്തിൽ നിന്ന് ദക്ഷിണപൂർവ്വേഷ്യയിലേക്കും പിന്നെ ലോകമെങ്ങും പ്രചരിച്ചതായി പറയപ്പെടുന്നു
സുഹൃത്തുക്കളേ ഇന്ന് എല്ലാ കുട്ടികൾക്കും പാമ്പും കോണിയും കളി അറിയാം
എന്നാൽ ഇതും ഒരു പരമ്പരാഗത ഭാരതീയ കളിയുടെരൂപം തന്നെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് മോക്ഷപദം അല്ലെങ്കിൽ പരമപദം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്
നമ്മുടെ രാജ്യത്തെ മറ്റൊരു പരമ്പരാഗത കളിയാണ് ഗുട്ടാ
മുതിർന്നവരും ഗുട്ട കളിക്കും കുട്ടികളും കളിക്കും
ഒരേ വലിപ്പത്തിലുള്ള അഞ്ച് ചെറിയ കല്ലുകൾ എടുത്താൽ നിങ്ങൾ ഗുട്ട കളിക്കാൻ തയ്യാറായിക്കഴിഞ്ഞു
ഒരു കല്ല് വായുവിലേക്കെറിയുക അത് താഴെ എത്തുന്നതിനുമുമ്പ് ബാക്കി കല്ലുകൾ നിലത്തുനിന്ന് പെറുക്കിയെടുക്കാനാകുക
സാധാരണയായി നമ്മുടെ വീട്ടിനുള്ളിലെ കളികൾക്ക് വലിയ സാധനങ്ങളുടെയൊന്നും ആവശ്യമില്ല
ആരെങ്കിലും ഒരു ചോക്കോ കല്ലോ എടുത്തുകൊണ്ടുവരുന്നു അതുകൊണ്ട് നിലത്തുതന്നെ ചില വരകൾ വരയ്ക്കുന്നു
പിന്നെ കളി തുടങ്ങുകയായി
പകിടകൾ വേണ്ട കളികളിൽ തടിക്കട്ടകളും പുളിങ്കുരുവും കൊണ്ടുപോലും കാര്യം നടക്കും
സുഹൃത്തുക്കളേ ഇന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എത്രയോ പേർ തങ്ങളുടെ കുട്ടിക്കാലത്തേക്കു പോയിട്ടുണ്ടാകും എത്രയോ പേർക്ക് കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടുണ്ടാകും
ഞാൻ ചോദിക്കുന്നത് ആ നാളുകളെ നിങ്ങൾ എന്തിനു മറന്നു എന്നാണ്
ആ കളികളെ നിങ്ങളെ എന്തുകൊണ്ടു മറന്നു വീട്ടിലെ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും മുത്തച്ഛനോടും മുത്തശ്ശിയോടും എനിക്കുള്ള അഭ്യർത്ഥന പുതിയ തലമുറയിലേക്ക് നിങ്ങൾ ഈ കളികൾ കൈമാറുന്നില്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്യുക ഓൺലൈൻ പഠനത്തിന്റെ കാര്യം വരുമ്പോൾ ബാലൻസ് നിലനിർത്താനും ഓൺലൈൻ കളികളിൽ നിന്ന് മോചനം നേടാനും നാം ഇതു ചെയ്യേണ്ടതുണ്ട്
നമ്മുടെ യുവ തലമുറയ്ക്കും നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്കും ഇവിടെ പുതിയ ഒരു അവസരമാണുള്ളത് അത് ശക്തമായ അവസരമാണുതാനും
നാം ഭാരതത്തിന്റെ പരമ്പരാഗത ഇൻഡോർ ഗെയിമുകളെ പുതിയ ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുക
അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ സംഘടിപ്പിക്കുന്നവർ വിതരണംചെയ്യുന്നവർ സ്റ്റാർട്ടപ്പുകൾ ഒക്കെയും വളരെ പ്രസിദ്ധമാകും
നമ്മുടെ ഭാരതീയ കളികളും പ്രാദേശികങ്ങളാണ് പ്രാദേശികങ്ങൾക്കുവേണ്ടി നമുക്ക് വാചാലരാകേണ്ടതുണ്ട് എന്നു നാം പ്രതിജ്ഞ ചെയ്തിരിക്കായാണ് എന്നതും ഓർക്കണം
എന്റെ ബാലസഖാക്കളായ മിത്രങ്ങളോടും എല്ലാ വീടുകളിലെ കുട്ടികളോടും എന്റെ കൊച്ചു കൂട്ടുകാരോടും ഞാൻ ഇന്ന് ഒരു വിശേഷാൽ കാര്യം ആവശ്യപ്പെടുകയാണ്
കുട്ടികളേ നിങ്ങൾ എന്റെ അഭ്യർഥന കേൾക്കില്ലേ നോക്കൂ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്
ഒരു കാര്യം ചെയ്യൂ അല്പം സമയം കിട്ടുമ്പോൾ അച്ഛനമ്മമാരോട് ചോദിച്ചിട്ട് മൊബൈലെടുത്ത് അപ്പൂപ്പനോടും അമ്മൂമ്മയോടും മുത്തച്ഛനോടും മുത്തശ്ശിയോടും മറ്റു മുതിർന്നവരോടും ഒരു അഭിമുഖസംഭാഷണം നടത്തി അത് മൊബൈലിൽ റെക്കോഡ് ചെയ്യൂ
നിങ്ങൾ ടിവിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ പത്രക്കാർ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് അതുപോലെ ഒരു ഇന്റർവ്യൂ നടത്തൂ അവരോട് എന്തു ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുക ഞാൻ പറയാം
കുട്ടിക്കാലത്ത് അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നു ചോദിക്കൂ അവർ എന്തു കളികളാണ് കളിച്ചിരുന്നതെന്നു ചോദിക്കൂ നാടകം കാണാൻ പോയിരുന്നോ സിനിമ കാണാൻ പോയിരുന്നോ അവധിക്കാലത്ത് അമ്മാവൻമാരുടെ വീട്ടിൽ പോയിരുന്നോ കൃഷിയിടങ്ങളിലും കളപ്പുരകളിലുമൊക്കെ പോയിരുന്നോ ഉത്സവങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത് വളരെയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോടു ചോദിക്കാം
അവർക്കും 4050 വർഷം 60 വർഷം മുമ്പത്തെ തങ്ങളുടെ ജീവിതത്തിലേക്കു പോകുന്നത് വളരെ സന്തോഷമേകും അവരെ സംബന്ധിച്ചിടത്തോളം 4050 വർഷങ്ങൾ മുമ്പിലത്തെ ഹിന്ദുസ്ഥാൻ എങ്ങനെയായിരുന്നു നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഇടം എങ്ങനെയായിരുന്നു അവിടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു അളുകളുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് അറിയാനാകും
നിങ്ങൾക്ക് വളരെ രസകരമായ അനുഭവമായിരിക്കും ഇത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമായ ഒരു സമ്പത്താകും ഇത് ഒരു നല്ല വീഡിയോ ആൽബം രൂപപ്പെടും
സുഹൃത്തുക്കളേ ആത്മകഥ ജീവചരിത്രം ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ബയോഗ്രഫി ഇതൊക്കെ ചരിത്രത്തിന്റെ യാഥാർഥ്യത്തിന്റെ അടുത്തേക്കു പോകാൻ വളരെ ഉപയോഗപ്രദമായ മാധ്യമമായിരിക്കും എന്നത് സത്യമാണ്
നിങ്ങളുടെ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കാലത്തെ കാര്യങ്ങൾ അവരുടെ കുട്ടിക്കാലം അവരുടെ യുവത്വകാലത്തെ കാര്യങ്ങളെ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്കു മനസ്സിലാക്കാനാകും
മുതിർന്നവർക്കും തങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആ കാലഘടത്തെക്കുറിച്ച് തങ്ങളുടെ കുട്ടികളോട് പറയാനുള്ള ഒരു നല്ല അവസരമാണിത്
സുഹൃത്തുക്കളേ രാജ്യത്തിന്റെ ഒരു വലിയ ഭാഗത്ത് ഇപ്പോൾ മൺസൂൺ എത്തിക്കഴിഞ്ഞു
ഇപ്രാവശ്യം മഴയുടെ കാര്യത്തിൽ കാലാവസ്ഥാവിദഗ്ധർ വലിയ ഉത്സാഹത്തിലാണ് വലിയ പ്രതീക്ഷകളാണു പ്രകടിപ്പിക്കുന്നത്
നല്ല മഴയായിരുന്നാൽ നമ്മുടെ കർഷകരുടെ വിളകൾ നന്നായിരിക്കും അന്തരീക്ഷവും ഹരിതാഭമാർന്നതായിരിക്കും
മഴക്കാലത്ത് പ്രകൃതി സ്വയം പുതുയുവത്വം നേടുന്നു
മനുഷ്യൻ പ്രകൃതിവിഭവങ്ങളെ എത്രത്തോളം ഊറ്റിയെടുക്കുന്നുവോ പ്രകൃതി മഴക്കാലത്ത് ഒരു തരത്തിൽ ആ നഷ്ടം പരിഹരിക്കുന്നു റീ ഫില്ലിംഗ് ചെയ്യുന്നു
എന്നാൽ നമ്മളും ഇക്കാര്യത്തിൽ ഭൂമാതാവിനൊപ്പം നിന്നാലേ നമ്മുടെ ഉത്തരവാദിത്തം നിർവ്വഹിച്ചാലേ ഇത് സാധിക്കയുള്ളൂ
നാം നടത്തുന്ന ചെറിയ ശ്രമം പ്രകൃതിയെ പരിസ്ഥിതിയെ വളരെയധികം സഹായിക്കുന്നു
നമ്മുടെ ആളുകൾ പലരും ഇക്കാര്യത്തിൽ തങ്ങളുടെ മഹത്തായ പങ്കു വഹിക്കുന്നുണ്ട്
കർണ്ണാടകത്തിലെ മാലാവല്ലിയിൽ 8085 വയസ്സുള്ള ഒരു മുതിർന്ന ആളുണ്ട് കാമേഗൌഡ
അദ്ദേഹം ഒരു സാധാരണ കർഷകനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അസാധാരണമാണ്
അദ്ദേഹം ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്
8085 വയസ്സുള്ള കാമേഗൌഡാജീ അദ്ദേഹത്തിന്റെ നാൽക്കാലികളെ മേയ്ക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം അദ്ദേഹം തന്റെ സ്ഥലത്ത് പുതിയ കുളങ്ങൾ കുഴിക്കയെന്ന കൃത്യവും ചെയ്യുന്നു
അദ്ദേഹം തന്റെ പ്രദേശത്ത് ജലക്ഷാമം പരിഹരിക്കാനാഗ്രഹിക്കുന്നു
അതുകൊണ്ട് ജലസംരക്ഷണം ലക്ഷ്യമിട്ട് ചെറിയ ചെറിയ കുളങ്ങൾ കുഴിക്കുന്നു
8085 വയസ്സുള്ള കാമേഗൌഡാ ജീ ഇതുവരെ 16 കുളങ്ങൾ കുഴിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം പരിശ്രമം കൊണ്ട്
അദ്ദേഹമുണ്ടാക്കിയ കുളങ്ങൾ വളരെ വലുതല്ലായിരിക്കാം എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ശ്രമം വളരെ വലുതാണ്
ഇന്ന് ആ പ്രദേശത്തിനാകെ ഈ കുളങ്ങൾ കാരണം പുതിയ ജീവൻ ലഭ്യമായിരിക്കയാണ്
സുഹൃത്തുക്കളേ ഗുജറാത്തിലെ വഡോദരയിലെ ഒരു ഉദാഹരണവും വളരെ പ്രേരണയേകുന്നതാണ്
ഇവിടെ ജില്ലാ ഭരണകൂടവും പ്രാദേശിക ജനങ്ങളും ഒത്തുചേർന്ന് ആകർഷകമായ ഒരു മുന്നേറ്റം നടത്തി
ഇതുകാരണം ഇന്ന് വഡോദരയിൽ ആയിരം സ്കൂളുകളിൽനിന്ന് എല്ലാ വർഷവും ശരാശരി ഏകദശം 10 കോടി ലിറ്റർ ജലം വെറുതെ ഒഴുകി പോകാതെ സംഭരിക്കപ്പെടുന്നു
സുഹൃത്തുക്കളേ ഈ മഴക്കാലത്ത് പ്രകൃതിയെ രക്ഷിക്കാനായി പരിസ്ഥിതിയെ രക്ഷിക്കാനായി നമുക്കും ഇതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടക്കമിടേണ്ടതുണ്ട്
പലയിടത്തും ഗണേശചതുർഥിയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാകുമെന്നപോലെ
ഇപ്രാവശ്യം എക്കോ ഫ്രണ്ഡ്ലി ഗേണേശ്ജിയുടെ പ്രതിമകളുണ്ടാക്കി അവയെ പൂജിച്ചുകൂടേ
നദികളിലും കുളങ്ങളിലും നിമഞ്ജനം ചെയ്തതിനുശേഷം ജലത്തിനും ജലത്തിലെ ജീവജാലങ്ങൾക്കും ദോഷമുണ്ടാക്കുന്നവയെ ഒഴിവാക്കിക്കൂടേ നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്
ഈ കാര്യങ്ങൾക്കെല്ലാമിടയിൽ മഴക്കാലത്ത് പല രോഗങ്ങളും വന്നുപെടും എന്ന കാര്യത്തിലും നാം ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്
കൊറോണകാലത്ത് നമുക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്നുകൂടെ ഒഴിവാകേണ്ടതുണ്ട്
ആയുർവ്വേദ ഔഷധങ്ങൾ കഷായങ്ങൾ ചൂടുവെള്ളം ഇവയൊക്കെ ഉപയോഗിക്കുക ആരോഗ്യം കാക്കുക
പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് ജൂൺ 28 ന് ഭാരതം ഒരു വിഷമപരിതഃസ്ഥിതിയിൽ രാജ്യത്തിന് നേതൃത്വമേകിയ മുൻ പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലി അർപ്പിക്കയാണ്
നമ്മുടെ ഈ മുൻ പ്രധാനമന്ത്രി ശ്രീ
നരസിംഹറാവു ജിയുടെ ജൻമ ശതാബ്ദി വർഷം ഇന്നാരംഭിക്കയാണ്
നാം പി
നരസിംഹറാവുജിയെക്കുറിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയനേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നമ്മുടെ മുന്നിലുണ്ടാകും എന്നാൽ അദ്ദേഹത്തിന് പല ഭാഷകൾ അറിയാമായിരുന്നു എന്നതും ഓർക്കേണ്ടതുണ്ട്
ഭാരതീയവും വിദേശീയവുമായ ഭാഷകൾ അദ്ദേഹം സംസാരിച്ചിരുന്നു
അദ്ദേഹം ഭാരതീയ മൂല്യങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്ന ആളാണ് മറുവശത്ത് അദ്ദേഹത്തിന് പാശ്ചാത്യ സാഹിത്യവും ശാസ്ത്രവും അറിയാമായിരുന്നു
അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും അനുഭവസമ്പന്നനായ നേതാക്കളിൽ ഒരാളായിരുന്നു
എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മറ്റൊരു വശം കൂടിയുണ്ട് എടുത്തുപറയേണ്ട ആ വശം കൂടി നാം അറിയേണ്ടതുണ്ട്
സുഹൃത്തുക്കളേ നരസിംഹറാവു ജി തന്റെ കുട്ടിക്കാലത്തുതന്നെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിരുന്നു
ഹൈദരാബാദിലെ നൈസാം വന്ദേമാതരം പാടുന്നതിന് അനുവാദം നല്കാതിരുന്നപ്പോൾ അതിനെതിരെ നടന്ന സമരത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സായിരുന്നു പ്രായം
ചെറു പ്രായത്തിൽത്തന്നെ ശ്രീ
നരസിംഹറാവു അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ മുന്നിട്ടിറങ്ങിയിരുന്നു
തന്റെ ശബ്ദം ഉയർത്തിക്കേൾപ്പിക്കുന്നതിൽഅദ്ദേഹം ഒരു അവസരവും ഒഴിവാക്കിയില്ല
അദ്ദേഹത്തിന് നല്ല ചരിത്രജ്ഞാനവുമുണ്ടായിരുന്നു
വളരെ സാധാരണമായ പശ്ചാത്തലത്തിൽ നിന്നു വളർന്നാണ് അദ്ദേഹം മുന്നേറിയത്
വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യവും പഠനത്തിലുള്ള താത്പര്യവും ഇതിനെല്ലാമൊപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വമികവും എല്ലാം ഓർക്കേണ്ടതാണ്
നരസിംഹറാവുവിന്റെ ജൻമശതാബ്ദി വർഷത്തിൽ നിങ്ങളേവരും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ചിന്താഗതികളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്നാണ് എന്റെ അഭ്യർഥന
ഞാൻ ഒരിക്കൽകൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഇപ്രാവശ്യം മൻ കീ ബാത് ൽ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു
അടുത്ത പ്രാവശ്യം ഒത്തുകൂടുമ്പോൾ കൂടുതൽ പുതിയ വിഷയങ്ങളെക്കുറിച്ചു സംസാരിക്കാം
നിങ്ങൾ നിങ്ങളുടെ സന്ദേശങ്ങളും പുതുമനിറഞ്ഞ ആശയങ്ങളും തീർച്ചയായും എനിക്കയച്ചുകൊണ്ടിരിക്കൂ
നമുക്ക് ഒരുമിച്ച് മുന്നേറാം വരും ദിനങ്ങൾ കൂടുതൽ സകാരാത്മകമായിരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാം ഈ വർഷംതന്നെ അതായത് 2020 ൽത്തന്നെ കൂടുതൽ മികച്ചകാര്യങ്ങൾ ചെയ്യും മുന്നേറും രാജ്യം പുതിയ ഉന്നതികൾ കീഴടക്കും
2020 ഭാരതത്തിന് ഈ ദശകത്തിൽ ഒരു പുതിയ ദിശനല്കുന്നതാണെന്ന് തെളിയിക്കപ്പെടും എന്നെനിക്ക് വിശ്വാസമുണ്ട്
ഈ വിശ്വാസവുമായി നിങ്ങളും മുന്നേറൂ ആരോഗ്യത്തോടെ ഇരിക്കൂ സകാരാത്മകമായ ചിന്താഗതി പുലർത്തൂ
ഈ ശുഭാശംസകളോടെ നിങ്ങൾക്കേവർക്കും വളരെ വളരെ നന്ദി അർപ്പിക്കുന്നു